ആ. നമസ്കാരം.

ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള കേരളത്തിൽ ഈ ചൂട് . പ്രദേശങ്ങളിൽ ഫാമിലിയായിട്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. ഇവിടെ നല്ല തണുപ്പാണ്. കാലാവസ്ഥ അടിപൊളിയാണ്.

എന്നാലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെട്ടോ അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നല്ല എന്തൊക്കെയാ പാലക്കാട് അന്യായ തണുപ്പാണ്. അപ്പോൾ ആ രീതിയിലുള്ള നല്ല എന്ത് മ്മ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലയെന്ന് അറിയപ്പെടുന്ന സ്ഥലം അതാണല്ലോ. പാലക്കാട്. അതെ. അതെ. നമ്മുടെ ജില്ല കൂടുതലാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൃഷി ഐറ്റംസിനെല്ലാം നാശങ്ങൾ വരുന്നുണ്ട്. വെള്ളമില്ലായ്മ, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ൽ തന്നെ ഇവിടത്തെയൊരു എന്തേ നിലവിലുള്ള ഒരു ഏഹ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇ ഉ വെയിൽ കാരണം തന്നെ നമുക്ക് ഒരുപാട് ദൂരത്ത് പോയിട്ട് എന്ത് ചെയ്യണം വെള്ളം എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു വെള്ളം എടുക്കുന്ന ഒരു സോഴ്സിൽ തന്നെ ഒരുപാട് വെള്ളം കുറവുണ്ട്. ഇപ്പോൾ വെള്ളം ഞങ്ങൾക്ക് ഒരുപാട് കിട്ടാനില്ല. ഏഹ് നമ്മൾ ഓരോ വിഷയങ്ങൾക്കും അവിടെ പോയി കുടിക്കലാണ്. അവിടെ പോയിട്ട് അവിടുന്ന് ഇങ്ങോട് സാധനങ്ങൾ കൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചാൽ നമുക്ക് ഏറ്റവും ഈ ഒരു ടൈമിൽ ഒരു കൊല്ലം മുന്നേ ചിന്തിക്കാമായിരുന്നു. നിങ്ങൾക്ക് വിളിച്ചാൽ ഒരുപാട് നല്ല ബുദ്ധിമുട്ടോ ഏഹ് എന്താ ഒരു ഇപ്പോൾ നല്ലൊരു ഓപ്ഷൻ അവിടെ പോകുന്ന പോലെ ഇവിടെ അത്രയ്ക്കും ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് ഇവിടെ. പഠനങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ. നമ്മുടെ ഹിമാലയം മലനിരകൾ കാലാവസ്ഥാവ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഹിമാലയം മലനിരകൾ ഉരുകിക്കഴിഞ്ഞാൽ അതായത് നിലവിലെ ജമ്മു കശ്മീരിലെ നിലവിലുള്ള ഇപ്പോഴത്തെ ടെംപറേച്ചറിനെയും തുരന്ന് ഒരുപാട് മൈനസ് ഡിഗ്രിയിലാണ് മൈനസ് എത്രയോ ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിൽ ഉള്ളത്. ശരിക്കും നിലവിലും അങ്ങനെ തന്നെ തുടരണം എന്നുള്ളതാണ് ശരിക്കുമുള്ള എന്താ പറയാ നമ്മുടെ പ്രകൃതി നിയമം. പക്ഷെ പ്രകൃതി നിയമത്തിന് എതിരായിട്ട് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള കാലാവസ്ഥ

ആണ് ഇനിയും തുടർന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പുണ്ട് എന്നാലും സാധാരണ രീതിയിൽ ഉണ്ടാവേണ്ട തണുപ്പ് ഇവിടെയില്ല. അപ്പോൾ ഈ ഒരുപാട് ചൂട് വരുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ നിരകളിലുള്ള മലകൾ ഉരുകിക്കഴിഞ്ഞാൽ അത് പുഴകളിലേക്ക് വെള്ളമായിട്ട് എത്തും. അത് വലിയ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി തീരും. വലിയ വലിയ പ്രതീക്ഷിക്കാതെയുള്ള വലിയ ഒന്നോ രണ്ടോ മലവെള്ളം ഒഴുകി വന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. പല പല ദുരന്തങ്ങളും നമ്മുടെ അവിടെ ഹിമാലയം ഭാഗങ്ങളിൽ ഉള്ള ഒരുപാട് ഇത്തരം ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ നേരിടേണ്ടി വരും.

ഇതൊക്കെ കാലാവസ്ഥാവ്യതിയാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. . അങ്ങനെ തന്നെയല്ലേ ശരിക്കുമുള്ളത്?

അതെ. അതെ. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. താങ്കൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നിലവിൽ ഇവിടെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ ഒരു എന്ത് ദിവസേന നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ ഒക്കെ ഈ ഒരു രീതിയിലൂടെയാണ് പോകുന്നുള്ളത് എന്നതാണ്. എന്താണ് അവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ? ഇവിടെയൊക്കെ ഏഹ് വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോ...എന്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ഇടപെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ ഒരു രണ്ട് മാസം മുന്നേ പോയിരുന്നത് ജിദ്ദാഹ് ഏരിയയിലായിരുന്നു. . അവിടെയൊരു മഴ എന്ന് പറഞ്ഞാൽ ഔ പെരുമഴ. നമ്മളൊന്നും അനുഭവിക്കാത്ത നമ്മൾ ഇത്ര വർഷം ജീവിച്ച ഒരു ഈ മുപ്പത്തി ഒന്ന് മുപ്പത്തിയാറ് വയസ്സ് വരെ ജീവിച്ച് അത്രയും അവിടെ എന്താണ് നിലവിലാണ് അത്രയും റേറ്റിലാണ് അവിടെ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ. നമ്മളൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല. അവിടത്തെയൊക്കെ മഴ കാണാൻ പോയാൽ എന്താ ഏഹ് ദൈവത്തിനോട് സ്തുതി പറയാൻ തോന്നും. അത്രയും രീതിയിലാണ്

നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത കാലാവസ്ഥാരീതിയാണല്ലേ.

അതെ. അതെ. കേരളത്തിൽ കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥയാണ്. ഇങ്ങനെ തന്നെ പോകുന്നു. എന്നാലും കർഷകർ ബുദ്ധിമുട്ട് നേരിടുന്നില്ലല്ലോ പാലക്കാടൊക്കെ. ആ. ഒരുപാട്. കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന നേരങ്ങളുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ് നാടൊക്കെ ഈ രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ ഒരുപാട് കൃഷിയിൽ മുന്നേറുന്ന സംസ്ഥാനമാണ്. അപ്പോൾ കാലാവസ്ഥാവ്യതിയാനങ്ങൾ നല്ല രീതിയിൽ ഉള്ള ചാലഞ്ച് തന്നെ ആയിട്ടുണ്ടാകും അവർക്ക്. അല്ലെ?

ആ. ഈ ഇടെ ഏഹ് ഇങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ ഏഹ് സ്റ്റേറ്റിനോടോ തീർച്ചയായും കാലാവസ്ഥ ഒരു മാറ്റം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എന്നെക്കാളും ഒരുപാട് ചർച്ച നിങ്ങൾക്ക് ഇതിൽ

കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവത്തിൽ ശരിക്കും ബാധിക്കുന്ന ഒരു അവസ്ഥ വന്നു. ഒരു പ്രകൃതി നിയമം പോലെയാണ് ഇപ്പോൾ ശരിക്കുമുള്ള മനുഷ്യന്മാരുടെ ജീവിതം ആ. മ്മ്. മ്മ്. മ്മ്. വേറെന്തൊക്കെയാണ് നിങ്ങടെ കാര്യങ്ങളൊക്കെ. ഈഹ്‌ ഈഹ് ഞാൻ ഇവിടുത്തെ തൊട്ടിട്ട് തന്നെയാണ് പോകുന്നത്. എന്നിരുന്നാലും നിലവിൽ കുടുംബത്തിൽ ചില മക്കൾക്കും ഭാര്യക്കും ഒക്കെ കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്.

ഇപ്പോൾ ആണെങ്കിലും ആ ഉമ്മാനെ കൂട്ടിയിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മാക്ക് ആയതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. എന്നാലും പുറത്തൊക്കെ ഇറങ്ങാറുള്ളത്. ഇവിടെ ഇപ്പോൾ അധികം കാണാൻ പറ്റില്ല. ഇപ്പോൾ മഞ്ഞ് ഒരുപാട്

അടുത്ത് ഒരു സ്ഥലം എങ്ങോട്ടാണ് പോകുന്നത്? എന്നാൽ ശരി എന്നാൽ. അടുത്ത് ദിവസം ഞങ്ങൾ പോകാനുള്ള തിരക്കിലാണ്.